തറയിൽ ഒരു തുണി കടക്കുന്നുണ്ട് ആ രാത്രിയിൽ ബൾബ് ഉപയോഗിച്ച് പ്രകാശിപ്പിച്ചാണ് പണി ചെയ്യുന്നതെന്ന് കാണാം.

നിരവധി കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നതായി കാണാം വൃത്തത്തിൽ കൂടെ ചാടുന്നതായും കാണുന്നു.

ങ്ഹ് കെട്ടിടം ആധുനിക രീതിയിൽ കൂടുതൽ പ്രകാശന സംവിധാനങ്ങൾ ഉപയോഗിച്ച് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്.

ആ ഒ ഒരു മിനി ഹൈ മാസ്റ്റ് ലൈറ്റും മറ്റ് ലൈറ്റുകളും കാണാൻ സാധിക്കുന്നുണ്ട്.

ഒരു ഉത്സവത്തിനോ മ് മറ്റു ഫംഗ്ഷനുകൾക്കോ ആയി ഉപയോഗിക്കുന്ന ഒരു ആണ് കാണാൻ സാധിക്കുന്നത്.

ആയി ഒരു പോലീസുകാരൻ ഒരാൾ പൂജ ചെയ്യുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്.

കെട്ടിടത്തിനു മുൻവശത്തായി പുന്നത്തൂർ പോസ്റ്റ് ഓഫീസ് എന്ന് എഴുതിയ ഒരു നീല ബോർഡ് ഉണ്ട് ആളുകൾ സാധാരണ വസ്ത്രം ധരിച്ചാണ് അവിടെ നിൽക്കുന്നത്.

ഒരു ബൾബ് ഇൽ വെട്ടം പ്രകാശിക്കുന്നതായി കാണാം.

ആ നിരവധി തൂണുകളും മറ്റും കാണുന്നുണ്ട് ഏ വ് സൈഡ് ഇൽ കൂടെ എനിക്ക് ചെറിയ വെള്ളത്തിന്റെ അംശം മറ്റും കാണുന്നുണ്ട്.

കടയുടെ വാതിലിന് ചുറ്റും പിങ്ക് വെള്ള നിറത്തിലുള്ള ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.

ഗ്ലാസും കൊണ്ടുള്ള കഥ വാതിലുകൾ മറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതിൽ ധാരാളം മരങ്ങളും മറ്റും ഉണ്ട് എഹ് പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തു നിന്നാണ് ചിത്രം എടുത്തിരിക്കുന്നത്.

അദ്ദേഹത്തിൻറെ കൈയിലെ ഉപകരണം ഉപയോഗിച്ച് കാറിന്റെ ബോർഡിൽ എന്തോ തേച്ചുപിടിപ്പിക്കുന്നതായി കാണാം.

നടുവിൽ ഒരു സ്ത്രീ കൈയിൽ പൈപ്പ് പിടിച്ച് ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊണ്ടിരിക്കുന്നു.

ചുറ്റും പച്ചപ്പും വൃത്തിയായി പരിപാലിച്ചുള്ള തോട്ട സൗന്ദര്യം മനോഹരമായി കാണാം പിന്നിൽ കെട്ടിടങ്ങളും വലിയ മരങ്ങളും സ്ഥിതിചെയ്യുന്ന ദൃശ്യമാണ് കാണുന്നത്.

ഓട്ടോറിക്ഷയിൽ ഏ ഡ്രൈവർ അടക്കം രണ്ടുപേരെ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതൊരു ശാന്തമായ പ്രവേശന കവാടത്തിന്റെ ചിത്രമാണ്.